forest ന്റെ ഉള്ളിലൊക്കെ ഉള്ള resorts ഒക്കെ ഉണ്ടട്ടോ അഹ് madam ത്തിനു താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ details ഉം കൂടി പറയുവായിരുന്നു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

that mean നമ്മളെ മരത്തിൻറെ മേലൊക്കെള്ള വീടില്ലെ അവിടെ നമുക്ക് എല്ലാവിധ protection നും ആഹ് protections ഒക്കെ allowed ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല അവിടെ എങ്ങനെ candle lights ഒക്കെ set ചെയ്തുതരുമോ okay നിങ്ങക്ക് night നിങ്ങക്ക് program ഇണ്ടാവു അല്ല night set ചെയ്തുതരോ

ആഹ് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു tree ന്റെ മോളിലാണ് ആ ഒരു resort കിടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് celebrate ചെയ്യാനെങ്കിൽ ഞങ്ങള് lights functions ഒക്കെ ആണെങ്കിൽ cake കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ arrange ചെയ്തുതരാം പിന്നെ swimming pool ഒക്കെ ഉണ്ട് നല്ലൊരു ambience ആണ് പിന്നെ എല്ലാ dishes food കാര്യങ്ങളൊക്കെ ഇണ്ട് chef വരെ അവിടെ ഉണ്ട് നിങ്ങൾക്കിഷ്ടള്ള food അവര് ഇണ്ടാക്കിത്തരും നമുക്കിപ്പോ അതിന്റുള്ളില് എല്ലാവിധ protection നും കിട്ടും forest ഒക്കെ ആണെങ്കിൽ

കേരളം നോക്കണംന്നുണ്ട് ആഹ് packages ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു five thousand ഉള്ളിൽ ആവുംട്ടോ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

ആലപ്പുഴ ഉണ്ടോ ആഹ് ആ ഒരു cost ഒക്കെത്തന്നെ വരും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിപ്പോ offer time ആണ്

അപ്പൊ നിങ്ങള് തെരഞ്ഞെടുത്ത package ന്റെ ഒരു കാൽഭാഗം കൊറഞ്ഞിട്ട ഉള്ളെ okay അപ്പൊ അപ്പൊ അങ്ങനാണ് madam ത്തിനു എവിടാണ് താല്പര്യം ആഹ് ഇതിലെ നിങ്ങളെ friend പറഞ്ഞിന് അവിടത്തെ food ഒക്കെ ഭയങ്കര മോശാന്ന്

ആഹ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടല്ല ചെലവരിക്ക് ചെല food എല്ലാരും എല്ലാരെ food ഉ ഇഷ്ടപ്പെടണംന്നില്ലല്ലോ അപ്പൊ അതാണ് പറീണത് ഞങ്ങൾ മുൻകൂട്ടി ചോയ്ക്കുന്ന നിങ്ങൾക്കിഷ്ടള്ള food ഉ കാര്യങ്ങളൊക്കെ ഏതാണ് അതിനനുസരിച് ഞങ്ങൾ provide ചെയ്യുംന്നു പറയുന്നത് മനസിലായോ madam മനസിലായി മനസിലായി എല്ലാം

നിങ്ങളെ food service ന്റെ കൊഴപ്പാണോ food service ൻറെ ചെലപ്പോ നമ്മള് ഏർ ഏർ prepare ചെയ്ത food അവർക്കിഷ്ടണ്ടാവില്ല ആഹ് അതുകൊണ്ടായിരിക്കാം അവരുടെ taste വേറെ ആയിരിക്കാം ഉം അങ്ങനെ വരാൻ ഒരു chance ഇല്ല കാരണം ഇവിടിപ്പോ കൊറേ ആയി ഞങ്ങള്

ഇതിപ്പോ തുടങ്ങീട്ട് എത്രയായി ഇപ്പൊ തൊടങ്ങീട്ടൊരു പത്തുമുപ്പത്തഞ്ചു വർഷായി

ഇതുവരെ ഒരു complaints ഉം വന്നിട്ടില്ലട്ടോ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

പുറത്തു ഇന്ത്യൻറെ പുറത്തേക്ക് ഇന്ത്യൻറെ പുറത്തേക്ക് ആണോ ഇന്ത്യൻറെ പുറത്തേക്ക് നിങ്ങൾ എവിടെക്കാ നോക്കുന്നത് ഇല്ല ഇല്ലവിടെ എടുക്കുന്നുണ്ടോ

ആഹ് എല്ലാ package ഉ ഉണ്ടെട്ടോ

ഒരു affordable price ലാണ് ഞങ്ങൾ എല്ലാ package ഉം കൊടുക്കുന്നതിവിടെ

മണാലിയല്ലേ അങ്ങനെ മണാലിയാണ്ന്നുണ്ടെങ്കിൽ ആ ഒരു package നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം

അഹ് comfort ആയിട്ട് പോയി couples ആയിട്ട് പോയിട്ട് വരാൻ place എന്നെ ആണേ ട്ടൊ അതിലുന്ന് യാതൊരു തര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾക് food ന്റെ കാര്യായാണ് നിങ്ങക്ക് food ന്റെ ഒരു issue തോന്നി അങ്ങനെ പറഞ്ഞു കെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് food ഉ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങക്ക് ഇഷ്ടള്ള food choose ചെയ്യാട്ടോ ഇപ്പൊ തന്നെ

അഹ് അതാവുമ്പോ നമ്മക്ക് അതിനനുസരിച് arrange ചെയ്യാം

ആഹ് night ഒക്കെ ഏന്താണ് കൂടുതലിഷ്ടം കഴിക്കാറ് night ആഹ് ആഹ് എന്താ പറയുക ചെറിയ ചെറിയ food ദോശ അങ്ങനൊക്കെ

ആഹ് okay അപ്പൊ വേറെ എന്തെങ്കിലും

oats oats വേണ്ട ചപ്പാത്തി

chicken curry ഒക്കെയാണ് okay അപ്പൊ ഇത് ഞങ്ങള് ഭക്ഷണത്തിൽ ഉൾപെടുത്ത ട്ടോ. വേറെ എന്തെങ്കിലും conditions ഉണ്ടോ നിങ്ങള് ഇതുണ്ട photography ആഹ് photography ഉംകൂടി വേണോ ആ okay അപ്പൊ cost കൂടുട്ടോ

അതെ അത് നിങ്ങളന്നെ set ചെയ്തരോ ആഹ് ഞങ്ങളെന്നെ set ചെയ്തു തരും പക്ഷെ amount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

പതിമൂന്നു something ആകും ആഹ് മൊത്തത്തില് സാധനങ്ങൾക്ക് ല്ലേ

hello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 flight ഞാൻ പറഞ്ഞില്ലേ ഒരു ആറുമണി സമയത്തായിരിക്കും

ആഹ് ആഹ് ഏർ നിങ്ങക്ക് എന്ത് doubt ഇണ്ടെങ്കിൽ ഈ number ലു ന്നെ contact ചെയ്യാട്ടോ ഇന്ന് office ഒരു പത്തുമണി വരെ ഇണ്ടാവും അതിനുള്ളിൽ എല്ലാ doubts ഉം clear ആയന് hello

വേറെ എന്തെങ്കിലും ഏർ ഒക്കെ ഉണ്ടെങ്കി ചോദിച്ചോളൂ ട്ടോ

അവിടെ പോയാൽ എങ്ങനെ travel ചെയ്യാനൊക്കെ നിങ്ങളതന്നെ വണ്ടികള് ഉണ്ടോ ആഹ് okay അപ്പൊ നിങ്ങള് ഉം ഏകദേശം സ്ഥലം കാര്യങ്ങളൊക്കെ fix അല്ലെ

അപ്പൊ ഞങ്ങള് package confirm ചെയ്യട്ടെ

അപ്പൊ നിങ്ങളെ പേരെന്താന്ന പറഞ്ഞെ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 ഒരു five thousand pay ചെയ്ത മതി കേട്ടോ pay ചെയ്യണൊ അല്ലെ ബാക്കിക്ക് ഏർ എങ്ങനെയാ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 okay അപ്പൊ നിങ്ങളിപ്പോ advance ആയിട്ട് pay ചെയ്താല് അതിന്റെ invoice ഉ കാര്യങ്ങള് ഒക്കെ എങ്ങനെയാ

ശരി എന്നാ adavnce ആയിട്ട് അടക്കുന്ന cash ന്റെ

നിങ്ങള് office ലു വരുമോ എന്നിട്ടു

okay നിങ്ങളെ correct location എവിടാ correct location നു ഏർ ഇത് maam ൻറെ whatsapp number ആണോ

whatsapp number ലേക്ക് location അയക്കാട്ടോ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

packages ലുൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങക്ക് നേരിട്ട് വായിച്ചു മനസിലാക്കാം പിന്നെ food ഉ കാര്യങ്ങളൊക്കെ list കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടുള്ള food നിങ്ങക്ക് try ചെയ്യാം ആഹ് okay ഇത്ര confirm ആണോ

ഇപ്പൊ ഞാൻ പറഞ്ഞത് clear ആണോ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

okay ഇനി വേറെന്തെങ്കിലും doubt ഉണ്ടോ madam ത്തിനു

ആഹ് നിങ്ങൾക്ക് ഒറ്റക്ക് പോണംന്നല്ലെ പറഞ്ഞത് അതല്ല ചോയിക്കയാ വേറാരെങ്കിലും ഇ package വേറാരും ഇപ്പൊ book ചെയ്തിട്ടില്ല family ഇണ്ട് ഒരു family ഇണ്ട് വേറാരും book ചെയ്തിട്ടില്ല അപ്പൊ നമ്മളെ flight ലു എങ്ങനാ flight ലു എല്ലാരുണ്ടാവുല്ലോ

എന്തായാലും നിങ്ങള് ഇപ്പൊ confirm ചെയ്താൽ നിങ്ങളെ tickets okay ആയിരിക്കും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

ഇപ്പൊ train ലു വരുമ്പോ നമ്മള് ഡെൽഹിൽ ഇറങ്ങി

അവിടുന്ന് വരുന്ന വഴിക്ക് ഡൽഹി ആയിട്ട്

അങ്ങനെ പോണംന്നു വിചാരിക്കുന്നു താജ്മഹല് okay okay ആഹ് അതൊക്കെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ choose ചെയ്യാട്ടോ വേറെന്തെങ്കിലും doubts ഇണ്ടോ വേറിപ്പോ നിങ്ങളെ guide എങ്ങനാ എങ്ങനെയാ guide നിങ്ങളെ നിങ്ങക്കവരെകൊണ്ട് disturbance ഒന്നും ഇണ്ടാവൂല നിങ്ങക്ക് അവിടെ എന്ത് help വേണെങ്കിലും അവരോട് പറയാം ആഹ് അവിടെ ആഹ് guide ൻറെ phone number നിങ്ങക്ക് തരും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

വേറെ ഇല്ല okay എല്ലാ doubts ഉം clear അല്ലെ ഞങ്ങടെ service നേപ്പറ്റിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ hello ആഹ് ഇല്ല service നെക്കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് അറിയില്ല നിങ്ങളെ ചെയ്ത അറിലാലോ വന്നാൽ അല്ലെ അറിയുള്ളു okay അപ്പൊ madam ന്റെ പേര് പറയുവോ details എടുകാണെ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

correct address

okay husband ന്റെ number പറഞ്ഞോളൂ ഈ number ൽ contact ചെയ്തമതി ആഹ് okay ഈ number ൽ contact ചെയ്യാനാ

പിന്നെന്തെക്ലു ഇണ്ടെങ്കില് ഈ number ആയിട്ട് contact ചെയ്താ പോരെ

marriage certificate വേണൊ